എവിടെ?! നമ്മള് ഇവിടേക്ക തന്നുണ്ട്.

നിങ്ങളാര് ...വിവരമില്ലാഞ്ഞിട്ട്....വിളിച്ചത് എന്താ നു ഞാൻ അത്ഭുതപ്പെടുവാ...

ഫുള്ള് തിരക്കിലാണ്... ങാ...ഞാനറിയുന്നുണ്ട്.തന്റെ...മാധ്യമങ്ങളിലൊക്കെ നിങ്ങപങ്കുവയ്ക്കുന്നുണ്ടല്ലോ താൻ.. തെരഞ്ഞെടുപ്പും മറ്റ് കാര്യങ്ങളുമൊക്കെ..എന്താണാവസ്ഥ? കോളേജില് തെരഞ്ഞെടുപ്പ് ആണ് കഴിഞ്ഞ്..

ഓരോ സ്ഥാനാര്ഥികള് പങ്കെടുത്ത്...ഞാൻ പിന്നെ പങ്കെടുക്കാൻ നിന്നിട്ടൊന്നുമില്ല.എനിക്ക് താല്പര്യം ഇല്ല അതില്

അയ്‌നൊക്ക പ്രത്യേകം ഒരു കഴിവ് തന്നെ വേണം. അതെയതെ.നമ്മള് ഒന്നാമത് ആദ്യ കൊല്ലായത് കൊണ്ടന്നെ സമയമുണ്ടല്ലോ രണ്ട് കൊല്ലമിനീം.

അതെയതെ. അതില് നോക്കാം നു വിചാരിച്ച്. പിന്നേ...തെരെഞ്ഞെടുപ്പ് ഒരു നല്ല സംഭവമാണ്. ഇപ്പഴത്തെ..എന്താ പറയ്ക...കുട്ടികളില് ഒരു തെരഞ്ഞെടുപ്പ് എന്താന്നുള്ള മനസിലാക്കുകേം ചെയ്യാം...എങ്ങനെ ഭരണം നടത്തണംന്ന് അവർക്കൊരു...എന്താ പറയ്ക... ഒരു ഊഹം കിട്ടുമല്ലേ?

അതേയതെ, ഒരു ഊഹം കിട്ടുമവര്ക്ക്.എന്താണ് തെരെഞ്ഞെടുപ്പ്, എങ്ങനാണെന്നും അതുപോലെ എങ്ങനെ ഭരിക്കണംന്നുള്ളതിന്‍റെ ഒരു ഊഹം അവർക്ക് കിട്ടും. നല്ലൊരു അഭിപ്രായമാണ്.. ങാ, അത് അങ്ങനെതന്നാണ്. അത് ഈ വിദ്യാലയങ്ങള് തെരെഞ്ഞെടുപ്പ് സംഘടിപ്പിക്കുന്നതിൻ്റെ പ്രധാന ലക്ഷ്യംതന്നെ അതാണ്. ഈ വിദ്യാർത്ഥികളിൽ തെരഞ്ഞെടുപ്പിന്റെ പൊതുരൂപം പൂർണമായി എത്തിക്കാം എന്നുള്ളതും അത്... ...കാര്യമായിട്ട്, അതിന്റെ ആശയം വിദ്യാർത്ഥികൾക്ക് പകർന്നുനൽകുക എന്നുള്ളതുമാണ്.അത്...ഇപ്പൊ ഉള്ളപോലെ അല്ല രാഷ്ട്രീയം വേണ്ടത് ന്നുള്ളത് ആണ് പൊതു ആശയമായിട്ടത്തില് പകർന്നുകൊടുക്കുന്നത്. അവര്‍ക്ക് ഒരു പ്രചോദനം ആണ്, ഇങ്ങനെ ഒരു...അവരിലൂടെ നമ്മളൊരു രാഷ്ട്രീയക്കാരനെ ഉണ്ടാക്കിയെടുക്കുക..അതാണ് ഏറ്റവും വല്യ ലക്‌ഷ്യം എന്നുപറയുന്നെ. രാഷ്ട്രീയക്കാരൻ എന്നല്ല, ഒരു യഥാർത്ഥ... യഥാർത്ഥ, അതെ ഒരു യഥാർത്ഥ രാഷ്ട്രീയക്കാരൻ.എങ്ങനെയായിരിക്കണം ഒരു രാഷ്ട്രീയക്കാരൻ എന്നുള്ളത്... മ്...എങ്ങനെയാവണം ഒരു രാഷ്ട്രീയക്കാരൻ എന്നുള്ളത്...

ഇപ്പഴത്തെ..ആ..ഇപ്പഴത്ത രാഷ്ട്രീയമെന്ന് പറയുന്നത് ഒക്കെ ഭയങ്കര ഇതാണ്.. ങാ..അത് പലയിടത്തും പാളിച്ചകൾ...

പാർട്ടിക്കാര് തമ്മില്..അടി, ബഹളം, കച്ചറ ഇതൊക്കെത്തന്നെയാണ്... അതെ, ഓർക്കാൻ പോലും നമുക്ക് ഇഷ്ടപ്പെടാത്ത കാര്യങ്ങളാ...

അതാ, തെരെഞ്ഞെടുപ്പ് ഇപ്പൊ ഒന്ന് കഴിഞ്ഞണല്ലോ..

എന്തായാലും തെരഞ്ഞെടുപ്പ്...കുറച്ചുകൂടി ഒരു ശക്തമായ രീതിയിലേക്ക് വരണം എന്നുള്ളതാണ് എന്റെ അഭിപ്രായം. തെരെഞ്ഞെടുപ്പിനു കുറേ മാറ്റങ്ങള് വരുത്തണം എന്നും...

മ്, ഹ്...അത്...ഇപ്പോ.....പലരും ഇങ്ങനെ..ഈ...ഇതെങ്ങനാ ഇപ്പൊ പറയ്കാ...ഈ...അനുഭവത്തിന്റെ പേര് പറഞ്ഞിട്ട് പ്രായമായവര് പലരും വിവരമില്ലാത്തരം...അങ്ങനെ വിവരമില്ലാത്തവര് എന്ന് ഞാൻ പറയുന്നത് വിദ്യാഭ്യാസം കൊണ്ടട്ടോ..

ഈയൊരു രാഷ്ട്രീയത്തിന് കേറണമെങ്കില് മറ്റേതൊരു ജോലിപോലെയും ഒര്...എന്താ...അതിന്റെയൊരു...അയ്‌നൊരു....ഇത് കിട്ടാൻ വേണ്ടീട്ട് ഒര് ഇത് വേണം. വിദ്യാഭ്യാസ...യോഗ്യത അതെ, വിദ്യാഭ്യാസ യോഗ്യത വേണം.ഇപ്പൊ സ്ഥാനാര്ഥിയായിട്ട് മത്സരിക്കാൻ ഉള്ളൊരു വിദ്യാഭ്യാസം.. അത്...പൂര്ണമായിട്ട് വേണ്ട...ഈയൊരു..യുവതലമുറയ്ക്ക് ഒരു ചെറിയൊരു ശതമാനം മാത്രം....അങ്ങനെ തുടങ്ങിയാൽ...അത് വലിയ വിജയമാകുവാണേൽ ഒരു പക്ഷെ..അത് പഠിച്ച് രാഷ്ട്രീയത്തിൽ... ...എത്തുന്ന ഒരാൾക്ക് ഒരുപക്ഷേ...നല്ലൊരു മാറ്റങ്ങള് കൊണ്ടുവരാൻ കഴിഞ്ഞേക്കാം, ചരിത്രവും മറ്റ് കാര്യങ്ങളും ഓരോരോ പ്രതിസന്ധികള് നേരിട്ടതും...അങ്ങനെ ഒരുപാട് അനുഭവങ്ങളൊക്കെ അവര് പഠിക്കുകയാണെങ്കിൽ അത് ഒരു രാജ്യത്ത് വളരെയധികം വല്യ മാറ്റങ്ങൾ ഉണ്ടാക്കുമെന്നുള്ളതാണ് എന്റെയൊരു വിശ്വാസം. തീർച്ചയായിട്ടും, നല്ലൊരു മാറ്റം അതിലൂടെ തന്നെ നമ്മക്ക് കൊണ്ടുവരാം. മ് ,ഹ്..ഹും...അങ്ങനൊക്കെ വരുംകാലത്ത്, അതായത് അടുത്ത ഭാവിയിൽ തന്നെ അങ്ങനെയൊക്കൊന്ന് ഈ ഇന്ത്യയിൽ തന്നെ നടക്കും എന്ന പ്രതീക്ഷിക്കാം, അല്ലെ?

അതെ, മാത്രമല്ല ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള രാജ്യം ഇന്ത്യ ആയത് കൊണ്ടുതന്നെ ഒരുപാട് പേര് അതിലേക്ക് ഇറങ്ങും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. തെരഞ്ഞെടുപ്പും മറ്റ് കാര്യങ്ങളിലേക്കും ഒക്കെ.